രണ്ടായിരത്തിയെട്ടു രണ്ടായിരത്തിയൊമ്പത് sason റൊണാൾഡീഞ്ഞോയുടെ club മാറ്റത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പത്താം നമ്പര്‍ jersey മെസ്സിക്കു ലഭിച്ചു രണ്ടായിരത്തിയെട്ട് ഒക്ടോബർ പതിനാലിന് ക്കെതിരെ champions league മത്സരത്തിൽ തിയറി ഹെൻറിക്ക് പകരം ഇറങ്ങി ഒന്നേ പൂജ്യത്തിന് പിന്നിൽ നിൽക്കുക എന്ന ബാഴ്സലോണയെ അവസാന ഏഴ് minute കൾക്കുള്ളിൽ രണ്ടു goal കൾ നേടി രണ്ടേ ഒന്ന് വിജയത്തിലേക്ക് മെസ്സി നയിച്ചു അത്ലറ്റികോ മാഡ്രിഡ്ന് എതിരായ അടുത്ത മത്സരം മെസ്സിയും അദ്ദേഹത്തിൻറെ അടുത്ത സുഹൃത്തായ സെർഗിയോ തമ്മിലുള്ള സൗഹൃദ യുദ്ധം ആണ് പറയപ്പെട്ടത് ആ മത്സരത്തിൽ മെസ്സി free kick ലൂടെ ഒരു goal നേടുകയും ഒരു goal ന് വഴി തെളിയിക്കുകയും ചെയ്തതിലൂടെ അത്ലറ്റികോ മാഡ്രിഡിനെ മേൽ ബാഴ്‌സ ആറേ ഒന്നിന് വിജയം നേടി സെവിയ്യക്കെതിരെ നടന്ന മത്സരത്തിൽ മെസ്സി മറ്റ് രണ്ട് ആകർഷകമായ goal കൾ കൂടി നേടി. അതിൽ ഒരെണ്ണം ഇരുപത്തിമൂന്ന് metre കൾ അകലെ നിന്ന് അടിച്ചതും മറ്റൊന്നും goalie യെ കബളിപ്പിച്ചു വിഷമകരമായ ഒരു സ്ഥലത്തുനിന്ന് നേടിയതുമാണ് രണ്ടായിരത്തിയെട്ടു ഡിസംബർ പതിമൂന്നിന് നടന്ന ആ season ലെ ആദ്യ classic മത്സരത്തിൽ മെസ്സി ബാഴ്സലോണയുടെ രണ്ടാം goal നേടുകയും ബാഴ്സ രണ്ടേ പൂജ്യത്തിന് ജയിക്കുകയും ചെയ്തു രണ്ടായിരത്തിയെട്ടി ലെ FIFA player of the year പുരസ്കാരത്തിൽ അദ്ദേഹം അറുന്നൂറ്റി എഴുപത്തിയെട്ട് point കളോടെ രണ്ടാം സ്ഥാനത്ത് എത്തി അത്ലറ്റികോ മാഡ്രിഡിനെതിരെ ബാഴ്സലോണ മൂന്നേ ഒന്നിന് ജയിച്ച ഒരു copa del rey മത്സരത്തിലാണ് മെസ്സി രണ്ടായിരത്തിയൊമ്പതിലെ ആദ്യ hat trick നേടിയത് രണ്ടായിരത്തിയൊമ്പത് ഫെബ്രുവരി ഒന്നിന് റേസിംഗ് ക്കെതിരെ മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് പിന്നിൽ നിൽക്കുകയായിരുന്ന ബാഴ്സലോണയെ പകുതി സമയത്തിൽ പകരക്കാരനായി ഇറങ്ങി രണ്ടു goal കൾ നേടി രണ്ടേ ഒന്നിന് വിജയത്തിലേക്ക് മെസ്സി നയിച്ചു അതിലെ രണ്ടാം goal ബാഴ്സലോണയുടെ സ്പാനിഷ് league ലെ ഐയ്യായിരാമത് goal ആയിരുന്നു la liga ഇരുപത്തിയെട്ടാം ഘട്ടത്തിൽ മാലായിക്കെതിരെ season ലെ തൻ്റെ മുപ്പതാം goal നേടുകയും അതുമായി ബാർസിലോണ ആറേ പൂജ്യത്തിന് വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു രണ്ടായിരത്തിയൊമ്പത് ഏപ്രിൽ എട്ടിന് ബയെണ്‍ മ്യൂണിക്കിന് എതിരായി നടന്ന ഒരു champions league മത്സരത്തിൽ മെസ്സി രണ്ടു goal കൾ നേടുകയും ആ പരമ്പരയിൽ എട്ടു goal കൾക്കൊപ്പം ചേർക്കുകയും ചെയ്തു ഏപ്രിൽ പതിനെട്ടിന് ഗെറ്റാഫെയ്‌ക്കെതിരായ ഒന്നേ പൂജ്യം ജയത്തിൽ നേടിയ goal ലൂടെ മെസ്സി la liga യിൽ ആ season ൽ ഇരുപത് goal കൾ കുറിച്ചു റയൽ മാഡ്രിഡിന് മുന്നിൽ വ്യക്തമായ ആറ് point lead ഓടെ ബാഴ്സലോണ league പട്ടികയിൽ തലപ്പത്തെത്തി ഇത്രയാണ് എനിക്ക് മെസ്സിയെ കുറിച്ച് പറയാനുള്ളത്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 ഒരു വ്യക്തിയെ ഒരു കുറ്റത്തില്‍ നിന്ന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാന്‍ പാടില്ല എന്നനുസ~എന്നനുസരിക്കുന്ന ഭരണഘടന വകുപ്പാണ് അനുച്ഛേദം ഇരുപത്. ക്രിമിനല്‍ കേസുകളില്‍ ഒരു വ്യക്തിയെ, അയാള്‍ക്കെതിരായ തെളിവുകള്‍ നല്‍കുന്നതിന്, പ്രേരിപ്പിക്കാന്‍ പാടില്ല എന്ന് അനുസാദി അ~ അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. അനുച്ഛേദം ഇരുപത്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്രത്തിനുമുള്ള അവകാശം അനുച്ഛേദം ഇരുപത് ഇരൌത്തോന്നാണ്. മൌലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് article ഇരുപത്തിയൊന്ന്. പൊതുസ്ഥലങ്ങളില്‍ പുകവലിക്കുന്നത് ഏറെ കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏതു അനുച്ഛേദമാണ്? അനുച്ഛേദം ഇരുപത്തൊന്ന്. ആറു വയസ്സുമുതല്‍ പതിനാ പതിനാലു വയസ്സു വരെയുള്ള കുട്ടികള്‍ക്ക്, സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറ്റിയ ഭരണഘടനാ വകുപ്പാണ്, എൺപത്താറാം ഭേദഗതി.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

അധികാരമുള്ളത് പാര്‍ലമെന്റിനാണ്. അടിയന്തിരാവസ്ഥ സമയങ്ങളില്‍ മൌലിക അവകാശങ്ങള്‍ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്.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 സ്വാഭാവികമായി റദ്ദാക്കുന്ന മൌലികാവകാശങ്ങളെ അനുച്ഛേദം പത്തൊന്‍പത്. അടിയന്തിരാവസ്ഥ സമയങ്ങളില്‍ പോലും. റദ്ദ് ചെയ്യാന്‍ കഴിയാത്ത മൌലികാവകാശങ്ങളെ അനുച്ഛേദം ഇരുപത് ഇരുപത്തിയൊന്ന് അടിയന്തിരാവസ്ഥ സമയങ്ങളില്‍ പോലും റദ്ദ് ചെയ്യാന്‍ പറ്റാത്ത മൌലിക അവകാശമാണ് അനുച്ഛേദം ഇരുപത് ഇരുപത്തിയൊന്ന്. നിയമ വിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നല്‍കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിരണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്‌താല്‍ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളില്‍ മജിസ്ട്രേറ്റിനു മുന്നില്‍ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം ഇരുപത്തിരണ്ട്. കരുതല്‍ തടങ്കലിനെതിരെ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 എത്ര കാലം വരെ തടവില്‍ വക്കാന്‍ കഴിയും? മൂന്നുമാസം. ഇന്ത്യയില്‍ കരുതല്‍ തടങ്കല്‍ നിയമ പ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി? ak ഗോപാലന്‍.

ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉല്‍പന്നങ്ങള്‍ക്ക് നല്‍കുന്ന മുദ്ര? rugmark എന്നറിയപ്പെടുന്നു. rugmark എന്നാശയത്തിന്‍ടെ ഉപജ്ഞാതാവാണ് കൈലാഷ്‌ സത്യാർത്ഥി. rugmark ക്ക് ഇപ്പോള്‍ അറിയപ്പെടുന്നത് goodweave എന്നാണ്. ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് june പന്ത്രണ്ടാണ്.

ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്‍പര്യങ്ങള്‍ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഇരുപത്തിയൊമ്പതാം അഞ്ചു ന്യൂനപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങള്‍ക്ക് വിദ്യാഭ്യാസസ്ഥാപനങ്ങള്‍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

ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്ക്കര്‍ വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ടാം ഭ അനുച്ഛേദമാണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്ക്കര്‍ വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ടാം അനുച്ഛേദമാവുന്നു. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന് താക്കൂ താക്കൂര്‍ ദാസ്‌ ഭാര്‍ഘവ് വിശേഷിപ്പിച്ചത്‌ ആമുഖത്തെയാണ്. മൌലികാവകാശങ്ങള്‍ സംരക്ഷിക്കുന്നതിനായി കോട കോടതി പുറപ്പെടുവിക്കുന്ന

writ കളെ കുറിക്കുന്ന പദങ്ങള്‍ ഏതു ഭാഷയില്‍ നിന്നാണ് എടുത്തിരി~ക്കുന്നത്? Latin. writ കള്‍ അഞ്ചു നാലു തരത്തില്‍ ഉണ്ട്. Habeas Corpus, Quo Warranto, Certiorari, Mandamus, Prohibition. ഭരണഘടനയുടെ ഏതു വകുപ്പ വകുപ്പനുസരിച്ചാണ് സുപ്രീംകോടതി writ പൊറ പുറപ്പെടുവിക്കുന്നത്. അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം. മൌലികാവകാശങ്ങളില്‍ നിന്ന് മൌലികമായത് എന്നറിയപ്പെടുന്ന മുപ്പത്തിരണ്ടാം അനുച്ഛേദം. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുനൂറ്റി ഇരുപത്താറാം അനുച്ഛേദമനുസരിച്ചാണ്. Habeas~ Corpuswrit ആദ്യമായി പ്രത്യക്ഷപെട്ടത് Magna~ Carta യിലാണ്. പൌരന്മാരുടെ മൌലികാവകാശങ്ങളെ കുറിച്ചുള്ള, ലോകത്തിലെ ആദ്യത്തെ പ്രമാണിക രേഖയാണ് Magna Carta. വ്യക്തിസ്വാതന്ത്രത്തെ ന്‍ടെ സംരക്ഷകന്‍ എന്നറിയപ്പെടുന്നത് writ ആണ് Habeas Corpus. Habeas Corpus എന്ന വാക്ക് ഏതു ഭാഷയില്‍ നിന്നാണ്, Latin എന്ന ഭാഷയില്‍ നിന്നാണ് Habeas Corpus എന്ന വാക്ക് ഉല്‍ഭവിച്ചത്. നിങ്ങള്‍ക്ക് ശരീരം ഏറ്റെടുക്കാം എന്നര്‍ത്ഥം വരുന്ന writ ആണ്, Habeas Corpus.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 വരുന്ന writ ആണ് Mandamus. സ്വന്തം കര്‍ത്തവ്യം നിറവേറ്റാന്‍ ഒരു ഉദ്യോഗസ്ഥനെയോ, പൊതു സ്ഥാപനത്തെയൊ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന writ ആണ് മാന്‍ഡാ Mandamus.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

പ്രാഥമികമായി തടയുന്നതിനുള്ള writ ആണ് Prohibition. ഒരു കേസ് കീഴ്കോടതിയിൽ നിന്നും മേൽകോടതിയിലേക്ക് മാറ്റാന്‍ ഉത്തരവി ഉത്തരവിടുന്ന writ ആണ് Certiorari. നിര്‍ദ്ദേശ തത്വങ്ങള്‍ ഭരണഘടനയില്‍ ഉള്‍പ്പെടുന്ന~ത്തിയ ആദ്യ രാജ്യമാണ് spain. നിര്‍ദ്ദേശക തത്വങ്ങള്‍ ഇന്ത്യന്‍ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന~ത് netherland ല്‍ നിന്നാണ്.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 ഞാനിവിടെ പറയാൻ പോകുന്ന topic യുടെ കൊട്ടാരം ഒരിക്കൽ ഒരു സ്ഥലത്തു ആളുകൾ കാണാൻ വന്നു അന്യദേശത്ത് അതായ അവർ നിറയെ കൊച്ചു വീടുകൾ ഇവിടെ കൊട്ടാരം ഒന്നും കാണുന്നില്ലാലോ നമ്മുക്ക് വഴി തെറ്റിയതാവാം കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു തിരിച്ചു പോയാലോ മറ്റൊരാൾ പറഞ്ഞു ഫിലീപ്പിയെ കാണാതെ അവർക്ക് മടങ്ങി പോകാൻ കഴിയുമായിരുന്നില്ല അതെ ചെറിയൊരു മുമ്പിൽ ഒരാൾ നില്കുന്നു അവർ അയാളോട് ചോദിച്ചു കുമാറിൻ്റെ കൊട്ടാരം ഏതാണ് ഇതാ ഇത് തന്നെ അയാൾ ആ ചെറിയ വീട് ചൂണ്ടി കാണിച്ചു അവർ പോയി അപ്പോൾ നിങ്ങളോ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു ഞാൻ യുടെ ജേഷ്ഠൻ ഹരീ കുമാർ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റുമോ അംഗ തലവൻ പറഞ്ഞു ഇല്ല അദ്ദേഹം പതിവ് യാത്രയ്ക്കായി പുറത്ത് പോയിരിക്കുകയാണ് കൂടെ ക്കാരും കൂടെ ഉണ്ടായിരിക്കുമല്ലോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല പൊതു സേവനത്തിന് പോകുമ്പോൾ കൂടെ പാടില്ല അതാണ് ഹരീ യുടെ രീതി അദ്ദേഹം ഏർ എപ്പോഴാണ് തിരിച്ചെത്തുക അവർ അക്ഷമയോടെ ചോദിച്ചു എവിടെ പോകുന്നു എന്നും എപ്പോൾ തിരിച്ചവരും എന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അസ്ലമിൻ്റെ മറുപടി കേട്ട് യെ കാണാൻ വന്നവർ തിരിച്ചു നടന്നു കുറെ ദൂരം നടന്നപ്പോൾ നടന്നപ്പോൾ മര തണലിൽ തളർന്നു കിടക്കുന്ന ഒരാളെ അവർ കണ്ടു അവർ ആ മനുഷ്യൻ്റെ അടുത്തുചെന്നു ഖലീഫ ഉമറിൻ്റെ വഴി കണ്ടു അയാൾ മെല്ലെ തലയുയർത്തി നോക്കി നിങ്ങൾ എവിടുത്തെ കാരനാണ് എന്തിനാണ് ഇവിടെ വന്നത് ഞങ്ങൾ മാരാണ് ഖലീഫയെ ഒന്ന് നേരിൽ കാണണമായിരുന്നു അയാൾ എഴുന്നേറ്റു ഞാൻ കാണിച്ചു തന്നാൽ പോരെ വന്നവർക്ക് സന്തോഷമായി അവർ ഒപ്പം നടന്നു ആ മനുഷ്യൻ കൊണ്ടിരിക്കുന്നു ഞാനിന്നൊരു ന്നോ തോട്ടം കണ്ടു ചെടികൾ ആകെ ഉണങ്ങി ക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ തോട്ടത്തിൻ്റെ ഉടമയെ ചെന്ന് കണ്ടു പാപം വൃദ്ധനും അവശനുമാണ് അയാൾ അതിനാൽ തോട്ടം നനയ്ക്കുന്ന ജോലിക്കാർ ഏറ്റെടുത്തു ആ വൃദ്ധന് എത്ര സന്തോഷമയന്നെ ഏർ നടന്ന് നടന്ന് അവർ ചെന്ന് നിന്നത് കണ്ട ചെറിയ വീടിൻ്റെ മുന്നിലായിരുന്നു നേരത്തെ കണ്ട വാതിൽക്കൽ നിൽപ്പുണ്ട് വരൂ നമ്മുക്ക് വീട്ടിൽ കയറി ഇത്തിരി ഇത്തിരി വിശ്രമിക്കാം വഴികാട്ടി പറഞ്ഞു അദ്ദേഹത്തെ ബഹുമാനത്തോടെ എഴുന്നേറ്റു അവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി ഖലീഫ ഉമർ ഖലീഫ ഉമർ അദ്ദേഹം പുഞ്ചിരിച്ചു ഖലീഫ ഉമർ അല്ലെ ഇത് അതെ ഞാൻഖലീഫ ഉമർ തന്നെ എന്ന് അവരോട് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഖലീഫ എന്ന ഖലീഫ ഉമർ എന്ന ഒരാളെ അയാൾ നല്ല മനുഷ്യനാണ് എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയുന്ന എല്ലാവർക്കും സഹായിക കൊട് നേടികൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അയാളെ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് നിങ്ങളുടെ കൂടെയാണോ ആ ചെറിയ അതെ എൻ്റെ വീടാണത് നിങ്ങൾക്ക് ഇത്ര ചെറിയ വീട്ടിൽ ആണോ നിങ്ങൾ താമസിക്കുന്നത് അതെ ഞാൻ ഇത്ര ചെറിയ വീട്ടിൽ തന്നെ താമസിക്കുന്നത് എനിക്ക് ആ വീട് തന്നെ ധാരാളമാണ് ഈ വീടുമില്ലാത്ത എത്ര ജനങ്ങളാണ് നമ്മുടെ ഈ ലോകത്തുള്ളത് ഖലീഫ അവരോട് മറുപടി പറഞ്ഞു

അപ്പോൾ അവർ പറഞ്ഞു എ ഖലീഫ നിങ്ങൾ നല്ല മനുഷ്യനാണ് നിങ്ങൾ പാവങ്ങളെ തിരിച്ചറിയുന്നവനാണ് നിങ്ങളെ പോലുള്ള ഒരു ഭരണാധികാരിയെയാണ് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് അവർ ഖലീഫയോട് പറഞ്ഞു ആവശ്യമുള്ളത് ഇതെല്ലം കേൾക്കുന്നുണ്ടായിരുന്നു

അവർക്ക് വെള്ളം എടുത്തു കൊണ്ടുവന്നു അവർ വെള്ളം കുടിച്ചു സന്തോഷവാന്മാരായി അവർ അവരുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ പറയാനാണ് ഖലീഫയുടെ അടുത്തേക് എത്തിയത് അവിടെ ഒരു ദുഷ്ടൻ ആയ ഭരണാധികാരിയുണ്ട് ഞങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള ജനങ്ങളും പിഞ്ചുകുഞ്ഞുങ്ങളും അടക്കം വളരെ അടിമകളെ പോലെയാണ് പണി എടിപ്പിക്കുന്നത് ഞങ്ങൾക്കവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ല ഖലീഫ ഉമർ അത് കേട്ടതും ഖലീഫ ഉമർ പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു എ ഖലീഫ ഉമർ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക് വരണം ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും അവിടെ ഉള്ള ആ ദുഷ്ടൻ ആയ ഭരണാധികാരിയോട് സംസാരിക്കാനും നിങ്ങൾക് മാത്രമേ കഴിയു അപ്പോൾ ഖലീഫ പറഞ്ഞു ഞാൻ വന്നത്കൊണ്ട് കാര്യമില്ല ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ രാജ്യത്തെ ആ ദുഷ്ടനായ ഭരണാധികാരിയെ അവൻ ആര് പറഞ്ഞാലും അനുസരിക്കാത്തവനാണ് അത്കൊണ്ട് ഞാൻ ഞാൻ വന്നാലും അവൻ അനുസരിക്കും എന്നെനിക്കു തോന്നുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു അല്ല ഖലീഫ ഉമർ നിങ്ങൾ വന്നാൽ ആ ഭരണാധികാരി അനുസരിക്കുമായിരിക്കും നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം അവിടെയുള്ള പാവങ്ങളായ ജനങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മടങ്ങി എന്നിട്ട് അസ്‌ലം ഉമറിനോട് പറഞ്ഞു ഏയ് ഖലീഫ അവരുടെ വേദനകൾക്ക് താങ്ങായി നിങ്ങൾക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയു നിങ്ങൾ അവരെ രക്ഷിക്കണം എന്ന് ഖലീഫ ഉമർ എനിക്കറിയില്ല അവിടെയുള്ള ആ ദുഷ്ടനായ ഭരണാധികാരിയുടെ അവസ്ഥ എന്താണെന്ന് അവൻ ആരെയും കൊല്ലാനും മടിക്കില്ല അസ്‌ലം പറഞ്ഞു ഏയ് ഉമർ നിങ്ങൾ വലിയ ഭീരുവാണ് നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല നിങ്ങൾ അവരുടെ സങ്കടം കാണാതിരിക്കരുത് ഖലീഫ ഉമർ അങ്ങനെ പോയ് അവരുടെ നാട്ടിലേക്ക് പോയ് അവര് അവരുടെ നാട്ടിലുള്ളവർ ഖലീഫ ഉമറേ വളരെ ഖലീഫയെ കണ്ടതും അവിടെ ഉള്ള വളരെയധികം സന്തോഷപൂർവം ഖലീഫയെ സ്വീകരിച്ചു എന്നിട്ട് അവിടെയുള്ള ദുഷ്ടനായ ആ ഭരണാധികാരിയെ കാണാനായി ഏയ് ഭരണാധികാരി ഞാൻ നിങ്ങളുടെ അടുത്തേക് വന്നത് ഇവിടെയുള്ള പാവങ്ങളായ ജനങ്ങളെ എന്തിനാണ് നിങ്ങൾ അടിമയെ പോലെ ജോലി ചെയ്യിപ്പിക്കുന്നത് എന്ന പറഞ്ഞതും ആ ദുഷ്ടനായ ഭരണാധികാരി രാജകീയമായ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഏയ് ഖലീഫ നിങ്ങളെന്തിനാണ് ഇവിടേക്ക് വന്നത് അങ്ങനെ ഖലീഫയോട് ദേഷ്യപ്പെട്ടു ഞാൻ എൻ്റെ വാക്കുകൾ നിര്ത്തുന്നു നമസ്കാരം മുല്ലപ്പെരിയാര്‍ dam ഉറപ്പായിട്ടും പൊട്ടും. മുപ്പത്തിയഞ്ചു ലക്ഷം മുതല് നാല്പത്തിയഞ്ച് ലക്ഷം വരെയുള്ള ആള്‍ക്കാര് മരിക്കും. അല്ലെങ്കില് വളരെ ദുരന്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടും. അതിലപ്പുറം ആ ഒരു ആറു ജില്ലകള് ഒന്നും തന്നെ കാണത്തില്ല. അവിടെ ഒരു അവശേഷിപ്പുകളും ഉണ്ടാകത്തില്ല. ഒരു ചെളിക്കുണ്ട് പോലത്തെ രീതിയിലേക്ക് മാറ്റപ്പെടും. ഇത് വലിയ ഒരു സത്യമാണ്. പണ്ട് ഒരു കാലത്ത് ഞാന്‍ ചിന്തിച്ചിട്ടുണ്ട്. ഇതിനെ പറ്റി നമ്മള് video ഒക്കെ ചെയ്തുകഴിഞ്ഞാല് അല്ലെങ്കില്‍ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അനാവശ്യ ഭീതി പരത്തുകാ എന്ന് പറഞ്ഞിട്ട്‌ നമ്മടെ നേരെ ആള്‍ക്കാര് തിരിയത്തില്ലേ എന്ന് ഞാന്‍ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ, ഇന്ന് ആര്‍ക്കു വേണമെങ്കിലും പറയാന്‍ പറ്റും മുല്ലപ്പെരിയാര്‍ ഉറപ്പായിട്ടും പൊട്ടും. unless അത് അതിന്‍റെ പ്രവര്‍ത്തനം നിര്‍ത്തിയില്ലെങ്കില് അല്ലെങ്കില്‍ അത് പുതുക്കി പണിതില്ലെങ്കില്, decommission ചെയ്തില്ലെങ്കില് ഒക്കെ അത് പൊട്ടുമെന്ന് നമ്മക്ക് ആര്‍ക്കു വേണമെങ്കിലും ഒറപ്പിച്ചു പറയാന്‍ പറ്റും. കൃത്യമായിട്ടുള്ള scientific data ഇന്ന് നമ്മക്ക് available ആണ്. ഏറ്റവും latest ആയിട്ട് വന്നിട്ടുള്ള report എന്ന് പറയുന്നത് united nations university യുടെയാണ്. ഐക്യരാഷ്ട്ര സഭ സര്‍വകലാശാലയുടെ കീഴില്‍ പ്രവര്‍ത്തിക്കുന്ന institute for water health and environment ന്‍റെ report ഇല് അത് മൊത്തത്തില്‍ എന്താണ് പറയുന്നത് എന്ന് നോക്കുകയാണെങ്കില്‍ ഉടനടി decommission ചെയ്യേണ്ട, പ്രവര്‍ത്തനം നിര്‍ത്തലാക്കണ്ട, അല്ലെങ്കില്‍ പുതുക്കി പണിയുകയോ, മറ്റോ എന്തെങ്കിലും ചെയ്ത് എന്തായാലും നിലവിലുള്ള സാഹചര്യത്തില്‍ ഒരിക്കലും തുടര്‍ന്നു പോകാന്‍ പാടില്ലാത്ത ലോകത്തെ നൂറു dam ഉകളുടെ കാര്യവും, അതിനെ പറ്റീട്ടുള്ള ചെറിയ history യും, നിലവിലുള്ള അവസ്ഥയും ആണ് ഇതിനകത്ത് പറയുന്നത്. ഇന്‍ഡ്യ ഇന്ന് ഒരേ ഒരു dam ഏ ഇടം പിടിച്ചിട്ടുള്ളൂ. അത് മുല്ലപെരിയാറാണ്. അതിനു മുമ്പ് IIT റൂര്‍ക്കിയുടെ report ഉണ്ട്. IIT ഡല്‍ഹിയുടെ report ഉണ്ട്. asian damsite authority യുടെ report ഉണ്ട്. കേരള government അതിനെപ്പറ്റി പഠിക്കാന്‍ നിയോഗിച്ചിട്ടുള്ള ഒരു expert panel ഉണ്ടായിരുന്നു. അതിന്‍റെ report ഉണ്ട്.

പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്‍ ഇത് പിടിച്ച് നിര്‍ത്തിയിരിക്കുന്നത് ദൈവമാണെന്നുള്ള തരത്തിലാണ്. അവര്‍ക്കൊക്കെ correct അവസ്ഥയറിയാം അവിടത്തെ. ഇതിലെല്ലാം എന്താണ് ഈ report ഇലെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാല് ഇത് പൊട്ടുമെന്ന് തന്നെയാണ്. പൊട്ടുമെന്ന് പറഞ്ഞു നമ്മളെ ഭയപ്പെടുത്തുന്നില്ല. ഉടനടി ഇതിന്‍റെ പ്രവര്‍ത്തനം നിര്‍ത്തലാക്കിയില്ലെങ്കില്

സത്യം പറഞ്ഞാല് അതുപോലെ ഇന്ന് കേരളം തൊഴുകൈയോടെ നോക്കി കാണേണ്ടൊരു വ്യക്തിയാണ് Advocate റസ്സല്‍ ജോയി. അദ്ദേഹം ഒരുപാട് വര്‍ഷങ്ങളായി പറയുന്നു ഇത് പ്രശ്നമാണ്. അദ്ദേഹം supreme കോടതിയില്‍ സ്വന്തം ചെലവിലൊരുപാട് case ഉകള്‍ നടത്തിയതാണ്. പക്ഷേ, കൊറച്ച് ദിവസങ്ങളായിട്ട് അത് പ്രധാനമായിട്ടും ഈ പ്രളയം അല്ലെങ്കില് ഈ മഴക്കെടുതി വരുമ്പോള്‍ മാത്രമാണ് നമ്മള് ഇതിനെ പറ്റി bothered ആകുന്നത്. ഞാനും, നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാ മഴക്കാലവും വരും. അപ്പൊ പ്രളയം ഉണ്ടാകും. ഉടന്‍ തന്നെ നമ്മള് പറയുന്ന രണ്ടു കാര്യങ്ങള് ഒന്ന് മുല്ലപ്പെരിയാര്‍, രണ്ടു ഗാഡ്ഗില്. നമ്മടെ എല്ലാവരുടെയും സ്വഭാവം അത് തന്നെയാണ്. അത് മഴ~മഴമാറി പ്രളയം മാറിക്കഴിയുമ്പോഴേക്കും നമ്മള് പിന്നീടു അതിനെ പറ്റീട്ട് ഓര്‍ക്കത്ത് പോലുമില്ല. ഇല്ലേ? അപ്പോ Advocate റസ്സല്‍ ജോയി ഒരുപാട് videos അദ്ദേഹം interview ആയിട്ടും ഒക്കെ യൂട്യുബില്‍ കൊടുത്തിട്ടുണ്ട്. ആ videos യില്‍ എല്ലാം അദ്ദേഹം അതിന്‍റെ എല്ലാ scientific ആയിട്ടുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മക്ക് സാധാരണ ജനങ്ങള്‍ക്ക്‌ മനസ്സിലാവുന്ന തരത്തില്‍ പറഞ്ഞു വയ്ക്കുന്നുണ്ട്‌. Save Kerala brigade ഇന്‍റെ അധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്‍റെ വാക്കുകള്‍ കേട്ട കേട്ടു കഴിഞ്ഞാല് എത്രത്തോളം ഒരു ഭീകരാവസ്ഥയിലാണ് നില്‍ക്കുന്നതെന്ന് നമ്മക്ക് മനസിലാക്കാന്‍ സാധിക്കും. NK പ്രേമചന്ദ്രന്‍ MP പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ട്. നമ്മളിപ്പോള്‍ ഒരു ജല bomb ആണ് കൊണ്ട് നടക്കുന്നത്. അതിന്‍റെ timer നമ്മടെ ഈ time machinetime bomb കളി~ time ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. tik tik tik എന്ന് പറഞ്ഞ്. അതുപോലെ അതിന്‍റെ time ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പം വേണേലും പൊട്ടാമെന്നുള്ള അവസ്ഥയിലാണ് ആ ഒരു വല്യ ജല bomb. അത് പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മടെ കേരളം എന്ന് പറയുന്ന ആ സംസ്ഥാനത്തില്‍ പിന്നെ എന്താണ് ഉണ്ടാകുക? അതിന്‍റെ ആഘാതമൊന്നും നമുക്ക് സാധാരണക്കാര് ചിലപ്പോ ചിന്തിക്കാന്‍ പറ്റത്തില്ല. ഇത് ഒരു ചെലപ്പോ നമ്മള് വിചാരിക്കും ഒരു ചെറിയ ഒരു പുഴ പൊട്ടിക്കേറി വന്നാ പ്രളയം ഒണ്ടാകും. അത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ഇത് ഒരുപാട് hight ഇല്‍ നിക്കുന്നതാ. Almost എണ്ണൂറ്റി അമ്പത് meter ഓളം hight ഇല്‍ നില്‍ക്കുന്ന ഒരു dam ആണ്. അതില് പതിനഞ്ചു tmc വെള്ളമാണ് store ചെയ്തിട്ടുള്ളത്. അത്രയും kinetic അത്രയും potential energy യിലാണ് ഇപ്പൊ ആ ഒരു വെള്ളം നിക്കുന്നത്. ആ ഒരു വെള്ളം പൊട്ടി കഴിയുമ്പോഴേക്കും അത് എത്രത്തോളം kinetic energy ആയിരിക്കും അവിടുന്ന് പുറത്ത് പോകുന്നതെന്ന് നമുക്ക് സാധാരണക്കാരന് ചിന്തിക്കാന്‍ പറ്റത്തില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാല്‍ ഒരു കാര്യം നമ്മക്ക് ഊഹിക്കാവുന്നത് പണ്ട് അമേരിക്ക ഹിരോഷിമയില്‍ ഇട്ട ആ bomb നേക്കാളും നൂറ്റിയമ്പതോളം എരട്ടി impact ആയിരിക്കും എരട്ടി energy ആയിരിക്കും ആ ഒരു ജല bomb ഇനുള്ളത്. മുമ്പില്‍ കാണുന്ന എന്തിനേം അത് തൂത്തെറിയും. ഒന്നും അവശേഷിക്കത്തില്ല അതിന്‍റെ പാതയില്‍ സത്യം പറഞ്ഞാല്. ഇതിനെ പറ്റീട്ട് കൂടുതല്‍ നമ്മള് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളോ, ചരിത്രമോ ഒന്നുമല്ല ഇപ്പം പറയേണ്ടേ. എനിക്ക് വേണമെങ്കില്‍ മുല്ലപ്പെരിയാറിന്‍റെ ചരിത്രമെന്ന് ഒക്കെ പറഞ്ഞ് video ചെയ്യാം. അതിലൊക്കെ എന്താണ് അര്‍ത്ഥമുള്ളത്. ഇവിടെ ഇടുക്കീന്ന് പറയുന്ന ആ ഒരു seismic activity ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണ്‌ ഇപ്പോള്‍ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. കൊറച്ച് കൂടി ഒരു ഭൂകമ്പം അടിയിലുണ്ടായാല്‍ ഭൂകമ്പം എന്ന് പറഞ്ഞാല്‍ നമ്മള് കാണുന്ന പോലെ എല്ലാ കെട്ടിടങ്ങളേയും പിടിച്ചു കുലുക്കുക ഒന്നും അല്ല. richter scale ഇല് ഒരു മൂന്നു നാലു magnitude ഒക്കെ വരുന്ന കൊറച്ച് ഭൂകമ്പങ്ങള് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാല് അത് എപ്പം പൊട്ടിയെന്ന് ചോദിച്ചാല്‍ മതി. അതൊന്നും വേണ്ട അതിന്‍റെ water ന്‍റെ preassure ഇങ്ങനെ ചെലുത്തി കൊണ്ടിരിക്കുകയാണ്. സമ്മര്‍ദ്ദം ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? പല agency കളും പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് ഒരു നൂറ്റി ഇരുപത്തിയാറ് വര്‍ഷം മുമ്പാണ് ഈ dam നിര്‍മ്മിക്കപ്പെട്ടത് അല്ലേ? അന്ന് പെനികൂക്ക് അതിന്‍റെ നിര്‍മ്മിച്ച ആളാണ് പെനികുക്ക് എന്ന് പറയുന്നത് അവരും British കാരനായിരുന്നു. British government ആണല്ലോ ഇത് ഇവിടെ നിര്‍മ്മിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അമ്പതു വര്‍ഷത്തേക്ക് വേണ്ടീട്ടാണ് ഇയൊരു construction. അതുകഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കരുത്. അമ്പതു വര്‍ഷത്തേക്കെ ഉള്ളൂ. പക്ഷേ ഇന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റിഇരുപത്താറു വര്‍ഷങ്ങള്‍ ആയിരിക്കുന്നു. ഇന്ന് നമ്മള് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തു കൊണ്ട് മുല്ലപ്പെരിയാറിനെ പറ്റീട്ട് ഇവിടത്തെ government ഉകള്‍ സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് ഇതിനെ പറ്റീട്ട് രാഷ്ട്രീയക്കാര് സംസാരിക്കുന്നില്ല എന്നൊക്കെ നമ്മള് ചിന്തിക്കണ്ടേ. നമ്മള് ജനങ്ങള് മണ്ടന്മാര് സത്യം പറഞ്ഞാല്. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതാര്? നമ്മള് പറയാറുണ്ട് എഹ് പലകാര്യങ്ങള്‍ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടനേ പറ്റീട്ട് അല്ലേ? നമ്മള്‍ക്ക് അവരുടെ ചരടിലെ പാവകള്‍ മാത്രമാണ് സത്യം പറഞ്ഞാല്‍. ഇയൊരു മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ശ്രീ advacate റസ്സല്‍ ജോയ് ആ ഒരു കാര്യം correct പറയുന്നുണ്ട്. കേരള government ഇന്‍റെ അപ്പുറത്ത് കേരള government ഇനെ നിയന്ത്രിക്കുന്ന കൊറച്ച് സംഘംഗങ്ങളുണ്ട്. അവരില് രാഷ്ട്രീയക്കാരുണ്ട്, business കാരുണ്ട്, മതനേതാക്കളുണ്ട്, വേറെ വല്യ ആള്‍ വല്യ വല്യ ആള്‍ക്കാരുണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ താല്പര്യങ്ങള്‍ സംരക്ഷിക്കപ്പെട്ട് കൊണ്ട് മുപ്പത്തഞ്ചു ലക്ഷം അല്ലങ്കില്‍ അമ്പത് ലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവനു യാതൊരു വിലയില്ലാണ്ട് ഇത് അതേപടി നിര്‍ത്തിയിരിക്കയാണ്. എത്രയോ വർഷം മുമ്പ് IIT പോലുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള പഠനം നടത്തിയിട്ട് അവര്‍ report സമര്‍പ്പിച്ചിട്ടുണ്ട്. ഇത് ഒടനെ തന്നെ decommission ചെയ്യണമെന്ന്. അതിന്‍റെ ഏറ്റവും ബലഹീനമായിട്ടുള്ള അവസ്ഥയിലാണ് മുല്ലപ്പെരിയാര്‍ നിക്കുന്നത് എന്നും പറഞ്ഞിട്ട്. പക്ഷേ, ആരു കേട്ടു? ഇതിന്‍റെ പിന്നില്‍ വല്യ വല്യൊരു politics ഇതിന്‍റെ പിന്നിലുണ്ട്. അതിനെ പറ്റി നമ്മക്ക് സംസാരിക്കാം. അതിനു മുൻപ് ഞാന്‍ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഞാന്‍ ഒരുപാട് status ഉകളും, story കളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈയൊരു കേരളത്തിലെ പ്രളയകെടുതിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിന്‍ കേരളത്തിനു ഒരു കോടി രൂപ ധനസഹായം നല്‍കി. മാത്രമല്ല, അവിടുന്ന് കൊറേ സഹായങ്ങളൊക്കെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് അയക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. തീര്‍ച്ചയായിട്ടും നല്ല കാര്യമാണല്ലോ. പ്രശംസിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ, നിങ്ങള് അറിയാത്ത ഒരു കാര്യമുണ്ട്. അതായത്, പണ്ട് ആദ്യമായിട്ട് പ്രളയം നടക്കുമ്പോഴേക്കും രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു വര്‍ഷം ഈ ഒരു മുല്ലപ്പെരിയാര്‍ dam ഇന്‍റെ വെ~വെള്ളം ജലനിരപ്പ് ഇങ്ങനെ കൂടി കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ജലനിരപ്പ്‌ അനുവദിച്ചിട്ടുള്ള ജലനിരപ്പ്‌ എന്ന് പറയുന്നത് നൂറ്റിനാപ്പത്തിരണ്ടാണ് അല്ലേ? കൂടിക്കഴിഞ്ഞാല്‍ പ്രശ്നമാകും എന്ന് കണ്ടു നമ്മടെ ഇവിടത്തെ ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും, ബാക്കി എല്ലാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് കൊണ്ട് കാരണം ഇവിടെ വല്യ പ്രളയം നടന്നു കൊണ്ടിരിക്കുകയാണ്. എല്ലാരും സന്നദ്ധസംഘടനയായിട്ട് സന്നദ്ധപ്രവര്‍ത്തനങ്ങള്‍ക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മളെല്ലാം വലഞ്ഞുകൊണ്ടിരിക്കയാണ്. ഇവിടെ മനുഷ്യര് മരിക്കുന്നു. പക്ഷിമൃഗാദികള്‍ മരിക്കുന്നു. അവരുടെ വീടും കുടിയും ഒക്കെ ഒഴുകിപോകുന്നു. അങ്ങനെ അരവസ്ഥയില് കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള എടപ്പാളി പളനിസ്വാമിക്ക് ഒരു കത്തെഴുതിയാല്‍ ഇപ്പൊ നിലവില് നമ്മള് അനുവദിച്ചിട്ടുള്ള നിലവില് നൂറ്റി നാപ്പത്തിരണ്ട് അതീന്ന് കൊറച്ച് നൂറ്റി അതായത് മൂന്നടി കുറച്ച് നൂറ്റി മുപ്പത്തിയൊമ്പതിലേക്ക് ഒന്ന് level ആക്കണം. കാരണം, കേരളം ഇത്രേം വലിയ ഒരു ഭീകരാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു~പറഞ്ഞു കൊണ്ട്` തീര്‍ച്ചയായിട്ടും ഒന്നുകില് സമ്മതം പ്രകടിപ്പിക്കാം. അല്ലെങ്കില്‍ വിസമ്മതം പ്രകടിപ്പിക്കാം. അല്ലേ? പക്ഷേ, എടപ്പാളി പളനി സ്വാമി എന്താണ് ഇങ്ങോട്ട് തിരിച്ചയച്ചത് കേരളാ മുഖ്യമന്ത്രിക്ക്? മറ്റൊന്നുമല്ല, ഞങ്ങള് കൊറയ്ക്കാന്‍ പോകുന്നതൊന്നുമില്ല. വേണമെങ്കില്‍ ഞങ്ങള് നൂറ്റി നാപ്പത്തി രണ്ടേന്ന് നൂറ്റി അമ്പത്തിരണ്ടാക്കാമെന്നു പറഞ്ഞാണ് അദ്ദേഹം ഇങ്ങോട്ടയച്ചത്. കേരളാ government അതിനെ പറ്റീട്ട് ഒരക്ഷരം മിണ്ടീല. വായില് കൈവച്ച് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് അന്നീപ്പറയുന്ന റസ്സല്‍ ജോയി ആണ് supreme കോടതിയില്‍ അതിനെ സംബന്ധിച്ച് case നടത്തിയതും, പെട്ടന്ന് supreme കോടതിക്ക് ഇതിന്‍റെ ഭീകരാവസ്ഥ അറിയാമോ? കേരളത്തില്‍ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരാവസ്ഥ അറിയാം. അപ്പൊ പെട്ടന്ന് ഇന്ന് തന്നെ തീരുമാനം പറയണം എന്ന് പറഞ്ഞ് അതിന്‍റെ case മാറ്റി വയ്ക്കാന്‍ സമ്മതിച്ചതൊന്നും ഇല്ല. തമിഴ്നാട് പറഞ്ഞതു ഞങ്ങക്ക് രണ്ടാഴ്ച കൂടി സമയം തരണം എന്നാണ്. പക്ഷേ, അതും supreme കോടതി നടത്താണ്ട് നൂറ്റിമുപ്പത്തിയൊമ്പതിലേക്ക് ആക്കിയത് റസ്സല്‍ ജോയിയുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ്. അതാ ഞാന്‍ പറഞ്ഞത് അദ്ദേഹം എന്നു പറയുന്നത് കേരളത്തിലെ സംബന്ധിച്ച് നമ്മടെ ഒക്കെ ഒരു ദൈവമാണ്‌. നമ്മളെ വല്യ ഒരു ആപത്തില്‍ നിന്ന് രക്ഷിക്കാന്‍ വന്നിട്ടുള്ള ദൈവമാണ്. പക്ഷേ അദ്ദേഹം അദ്ദേഹമിവിടെ പറയുന്നുണ്ട് നമ്മക്കെല്ലാവരുക്കും മനസിലാവുന്നുണ്ട്. നമ്മള് ഇവിടെ ചെറിയ ഒരു എന്തേലും ഒരു പ്രശ്നം ചെറിയ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാല്‍ തന്നെ അതിനെ പറ്റീട്ട് social media യില് അത് ഇത് പൊങ്കാല അവനെ air ഇ കേറ്റി, ഇവനെ air ഈ കേറ്റി അങ്ങനെ അങ്ങനെ വല്യ ഇതാണല്ലെ. ഇവിടെ ഉണ്ണി മുകുന്ദന്‍ ഒരു പൊട്ടിനെ പറ്റി ഇട്ടപ്പൊഴേക്കും ഇവിടെ എന്തൊക്കെയാണ് നടന്ന് പറഞ്ഞു കൊണ്ടിരുന്നത്. പക്ഷേ, ഇത്ര വല്യ ഒരു bomb ഉം തലയില്‍ വച്ചിരിക്കുന്ന കേരള സംസ്ഥാനത്തിലെ ആ ഒരു bomb ഇനെ പറ്റീട്ട് ആരും സംസാരിക്കുന്നില്ല. അതിനെ പറ്റീട്ട് സമരങ്ങള്‍ നടത്തുന്നില്ല. ഒന്നുമില്ല. നമ്മള് യുവജനങ്ങള്‍ ആണ് ഇതിന്‍റെ ഇതില് മുന്നിട്ടിറങ്ങേണ്ടത് എന്നുള്ള കാര്യം ഞാന്‍ നിങ്ങളെ ഒന്ന് ഓര്‍മ്മിപ്പിക്കുകയാണ്. അത് മുല്ലപ്പെരിയാര്‍ ഇതേ പടി നില്‍ക്കുകയാണെങ്കില്‍ വല്യ അപകടം ഉറപ്പായിട്ടും ഉണ്ടാകും. ഒരു സംശയവും ഇല്ല. അത് ഞാന്‍ പറഞ്ഞ് ഭീതി പരത്തുകയല്ല. അതാണ് സത്യം. ഒരുപാട് ആധികാരികമായിട്ടുള്ള ഒരുപാട് scientific ആയിട്ടുള്ള supporting documents അതിലുണ്ട്. എല്ലാത്തിന്‍റേം referral link ഉകള്‍ description box ഇല്‍ കാണും. എന്തായാലും എടപ്പാടീടെ കാര്യം പോട്ടെ മുല്ലപ്പെരിയാര്‍ dam കേരളത്തിലാണെന്ന് എല്ലാര്‍ക്കും അറിയാലോ. അതിനകത്തെ വെള്ളമുപയോഗിച്ച്‌ കൊണ്ട് വൈദ്യതി ആണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്

തമിഴ്നാട് ഈ ഒരു വെള്ളം എടുത്തുകൊണ്ട് current ഉത്പാദിപ്പിച്ചു കൊണ്ട് എത്രത്തോളം കോടി രൂപയാണ് ഉണ്ടാക്കുന്നത്. current കൊണ്ട് മാത്രം ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെ അടുത്താണ് അവര് ഉത്പാദിപ്പിക്കുന്നത്. അത്രയും കോടി രൂപയുടെ unit വൈദ്യുതി അവര് ഉല്‍പാദിപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാന ഒരു സംഭവം എന്ന് പറഞ്ഞാല് അവരുടെ ജലസ്രോതസ്സ് ആണ് ഇതിലെ വെള്ളം എന്ന് പറയുന്നത്. അത് current ഉല്‍പാദിപ്പിക്കപ്പെടുന്ന കാശും ഇല്ല, വെള്ളമെടുക്കുന്നതിന്‍റെ കാശും ഇല്ല, ഒന്നുമില്ല. മൊത്തം കൂടി തമിഴ്നാട് ആ ഒരു current ഉല്‍പാദിപ്പിച്ച ശേഷം ആ ഒരു വെള്ളം അവിടത്തെ പല ഗ്രാമങ്ങളിലേക്കും, പ്രധാനമായിട്ടും അഞ്ചു ജില്ലകളിലേക്കുള്ള പ്രധാന ജലസ്രോതസ്സാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം എന്നുള്ളത്. ആ ഒരു വെള്ളം ഉപയോഗിച്ച് കൊണ്ടാണ് അവരുടെ പല പല കാര്‍ഷിക മേഖലകളും, industries ഉം, ചെറുകിട വല്യ വ്യവസായങ്ങളും ഒക്കെ work ചെയ്യുന്നത്. നോക്കുകയാണെങ്കില്‍ ഏകദേശം ഒരു വര്‍ഷം അവര് അമ്പതിനായിരം കോടി രൂപയുടെ ലാഭം ഇതിന്‍റകത്തെ വെള്ളം ഉപയോഗിച്ച് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു അനൌദ്യോഗിക കണക്കുകള്‍ നമുക്ക് മുമ്പോട്ട് വയ്ക്കാന്‍ പറ്റും. അപ്പൊ മുല്ലപ്പെരിയാറിലെ വെള്ളമുപയോഗിച്ച്‌ കൊണ്ട് അവര്‍ ലാഭമുണ്ടാക്കിയിട്ടു കേരളത്തിനു ഒരു കോടി കൊടുത്തപ്പോഴേക്കും എന്തോ ഭയങ്കര സംഭാവമായിട്ടു കൊട്ടിഘോഷിക്കട്ടെ നല്ലൊരു കാര്യമാണ്. ഒരിക്കലും ഞാന്‍ മോശമെന്ന് പറയുന്നില്ല. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാല്‍ തീര്‍ച്ചയായിട്ടും നമുക്ക്

സിങ്കമാണ്, തമിഴ് നാട് ഉയിര്‍ എന്നൊക്കെ പറഞ്ഞ~തിലെന്താണ് അര്‍ത്ഥമെന്നു കൂടി നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് അത് വിടാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കളികൂടി നമുക്ക് പറയാം. നിങ്ങളാരെങ്കിലും DRIP എന്ന് കേട്ടിട്ടുണ്ടോ? കേക്കാന്‍ സാധ്യതയില്ല. കാരണം, ഞാനും കേട്ടിട്ടില്ലായിരുന്നു. ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ യൂട്യുബര്‍ സുഹൃത്ത് ആയിട്ടുള്ള ഫരൂബ് ആണ്. അദ്ദേഹം അതിനെ പറ്റിയിട്ടുള്ള detailed video ഇട്ടിട്ടുണ്ട്. എന്തായാലും DRIP ഇന്‍റെ fullform നോക്കുകയാണെങ്കില് Dam Rehabilation and Improvement Project എന്നുള്ള അതാണ്‌ ഇതിന്‍റെ fullform. അപ്പൊ എന്താണ് DRIP നടപ്പിലാക്കാന്‍ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാല് ലോക bank, പല പല വിദേശത്തുള്ള പല പല bank, ഇന്‍ഡ്യയിലെ പല agency കള്‍ അങ്ങനെ ഒരുപാട് സംഘടനകള്‍, ഒരുപാട് private organizations ഒക്കെ ചേര്‍ന്ന് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടു world bank അടക്കം ഉണ്ട്. പിന്നെ നമ്മടെ central government ഇന്‍റെ ബാക്കിയുള്ള fund സ്രോതസ് എല്ലാം കൂടി ചേര്‍ന്ന് കൊണ്ട് ഇന്‍ഡ്യയിലെ dam ഉകളെ പറ്റിയിട്ട് പഠിക്കാനും, അതിന്‍റെ അറ്റകുറ്റപ്പണികള്‍ നടത്താനും, അപകടകരമായിട്ടുള്ള dam ഉകളുടെ maintance നടത്താനും ഒക്കെ വേണ്ടീട്ട് ഒരു project ആണ് DRIP എന്നുള്ളത്. നമ്മടെ രാജ്യത്ത് ഒരുപാട് dam ഉകളുണ്ടല്ലേ? ഏകദേശ കണക്ക് പറയുകയാണെങ്കില്‍ അയ്യായിരത്തി എഴുനൂറ്റി നാപ്പത്തിയഞ്ചു ഉള്ളത്. നമ്മളാരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് dam ഉകളും നൂറുവര്‍ഷം പഴക്കമുള്ളതാണ്. മാത്രമല്ല, ഇരുപത്തിയഞ്ച് ശതമാനം dam ഉകളും അമ്പത് മുതല് നൂറുവര്‍ഷം വരെ പഴക്കം ഉള്ളതാണ്. അതുപോലെ തന്നെ എമ്പത്‌ ശതമാനം dam ഉകള്‍ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വര്‍ഷത്തിനു മുകളില്‍ പഴക്കം ഉള്ളതാണ്. സാധാരണ ഗതിയില് പുറം രാജ്യങ്ങളിലൊക്കെ ഒരു dam ഇന്‍റെ ആയുസ്സ് മുപ്പത് നാപ്പത് അത്രേം വര്‍ഷമേ അവര് വയ്ക്കത്തുള്ളൂ. അതിനുശേഷം അവര് decommission ചെയ്യുകയോ, പുതുക്കിപ്പണിയുകയോ എന്താന്നു വച്ചാ ചെയ്യും. ഈ പറയുന്ന DRIPproject പ്രകാരം fund അനുവദിച്ചിട്ടുണ്ട്. millions of dollars മൊത്തത്തില് ഇന്‍ഡ്യയ്ക്ക് ആകപ്പാടെ fund വരുന്നത്. ഇത് കേരളത്തിലേം, തമിഴ് നാടിന്‍റേം കാര്യമാണ് ഞാനിപ്പോള്‍~

ഈ നാല് മിനാരങ്ങൾക്കും നാൽപത് meter നീളമുണ്ട്‌. ഇവ താജ്മഹലിൻ്റെ പ്രതിസമത്വ ആകൃതിയെ കാണിക്കുന്നു. ഓരോ മിനാരങ്ങളും താഴെ നിന്ന് മൂന്ന് ഭാഗങ്ങളിലായി തിരിച്ചിരിക്കുന്നു. ഇതിൽ മുകളിലേക്ക് പോവുന്നതിന് രണ്ട് balcony കളും ഏറ്റവും മുകളിലായി അവസാനത്തെ balcony യും നിർമിച്ചിരിക്കുന്നു. ഏറ്റവും മുകളിലുള്ള balcony യിൽ പ്രദാന ഗോപുരത്തിൻ്റെ ആകൃതിയിൽ ഉള്ള പ്രധാന ഗോപുരത്തിൻ്റെ മുകളിലുള്ള കമലാകൃതിയിലുള്ള സ്തൂപം മിനാരത്തിൻ്റെ മുകളിലും പണിതിരിക്കുന്നു. നാല് മിനാരങ്ങളും പ്രദാന സ്തംഭഭാഗത്തിൻ്റെ മൂലയിൽ നിന്ന് പുറത്തേക്ക് അല്പം ചാരിച്ചാണ് പണിതിരിക്കുന്നത്. എന്തെങ്കിലും കാരണത്താൽ ഈ മിനാരങ്ങൾ തകരുകയാണെങ്കിൽ അത് പ്രധാന ഗോപുരത്തിലേക്ക് വീഴാതെ വശങ്ങളിലേക്ക് വീഴുന്നതായിട്ടാണ് ഇതിനെ നിർമിച്ചിരിക്കുന്നത്. താജ്മഹലിൻ്റെ പുറമെയുള്ള അലങ്കാരങ്ങൾ മുഗൾ വംശത്തിലെ ഏറ്റവും മികച്ച വാസ്തു വിദ്യകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അലങ്കാരങ്ങൾ എല്ലാം കൃത്യമായി അനുപാതത്തിലാണ് ചുമരുകളും ചെയ്തിരിക്കുന്നത്. അലങ്കാരങ്ങൾ പ്രദാനമായും മൂന്ന് രീതിയിൽ ആണ്. paint ഉപയോഗിച്ചും, കുമ്മായ ചാന്ത് ഉപയോഗിച്ചും, കൂടാതെ പ്രദാന രീതിയായ marble ൽ കൊത്തിയതുമാണവ. ഇസ്ലാം മതത്തിൻ്റെ പ്രധ പ്രാധാന്യങ്ങളും വിലക്കുകളും കണക്കിലെടുത്തു അലങ്കാരങ്ങൾ പ്രദാനമായും ചെയ്തിരിക്കുന്നത് കൈയക്ഷരങ്ങൾ ഉപയോഗിച്ചും വൃക്ഷ ലതാതികളുടെ രൂപാകൃതിയിലുമാണ്. താജ്മഹലിൽ കാണപ്പെടുന്ന കൈയ്യെഴുത്തുകൾ അത്യലംകൃതമായി തുളു എഴുത്തു രീതിയാണ്. ഇത് പ്രദാനമായും ചെയ്തിരിക്കുന്നത് പേർഷ്യൻ കൈയ്യെഴുത്തുകാരനായ അമാനത്ത്ഖാൻ ആണ്. ഈ കൈയ്യെഴുത്തുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് വെള്ള marble കൾ കൊത്തി അതിൽ എന്ന മഷി ഒഴിച്ചു എഴുതിയിരിക്കുന്ന രീതിയിൽ ആണ്. അല്പം വലിയ കൈയ്യക്ഷരങ്ങളിൽ ആണ് ഈ കൈയ്യെഴുത്തുകൾ കൊത്തിയിരിക്കുന്നത്. താഴെ നിന്ന് നോക്കുമ്പോൾ എല്ലാ വശത്തും അക്ഷരങ്ങൾ ശരിയായ അനുപാതത്തിൽ കാണുവാനായിട്ടാണ് കാണുവാൻ വേണ്ടീട്ടാണ് ഇത്. താജ്മഹലിൻ്റെ അകത്തും പുറത്തുമായി കൊത്തിയിരിക്കുന്ന ഈ കൈയ്യെഴുത്തുകൾ ഖുറാനിൽ നിന്നുള്ള വചനങ്ങൾ ആണ്. താജ്മഹലിൻ്റെ പ്രധാന കവാടത്തിൽ പ്രവേശിക്കുന്നവർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വയ്ക്കുവാൻ സാധിക്കുന്നു. oh soul throgh return to the lord at these with him and she atlese with you വളരെ സംക്രാഹീതമായ രൂപങ്ങളാണ് പ്രദാന സ്തംഭപാദം. mosk ജവാബ് എന്നിവിടങ്ങളിലും ഒരു പരുതി വരെ ഇതിൻ്റെ തറകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. കുഭ ഗോപുരത്തിൻ്റെയും പ്രദാന കാമനത്തിൻ്റെ arch ലും മറ്റും ചെയ്തിരിക്കുന്ന paint കൾ കൃത്യമായ ജ്യാമിതീയ രൂപങ്ങളിലാണ് തീർത്തിരിക്കുന്നത്. എല്ലാ പ്രദാന അരികുകളിലും ചുവരുകൾ ചേരുന്നിടത്തും രീതിയിൽ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നു. ഉൾവശങ്ങളിൽ വെള്ള മണൽ കല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ വെള്ള marble ൽ കറുപ്പും ഇരുണ്ടതുമായ കൊത്തുപണികൾ കൊണ്ട് മനോഹരമായിരിക്കുന്നു. തറകളിലും നടപ്പാതകളിലും marble കൊണ്ടുള്ള block കൾ ആകൃതിയിൽ ആണ് വിരിച്ചിരിക്കുന്നത്. താഴത്തെ ചുവരുകളിൽ സസ്യങ്ങളുടെയും പൂക്കളുടെയും കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത്. ഈ കൊത്തുപണികൾ ചെയ്തിരിക്കുന്ന marble കൾ നന്നായി മിനുക്കിയിരിക്കുന്നു. വെള്ള marble കളിൽ തുറന്ന് പല രീതിയിലുള്ള marble കൾ ഉറപ്പിച്ചിരിക്കുന്ന രീതിയിൽ ആണ് സസ്യലതാദികളുടെ കൊത്തുപണികൾ. വെള്ള marble തുറന്ന് അകത്തു കൊത്തിവച്ചിരിക്കുന്ന കൾ marble ജാസ്പർ എന്നിവയാണ് ഒറ്റനോട്ടത്തിൽ തുറന്ന് കൊത്തി വച്ചിരിക്കുന്ന രീതിയിലാണെന്ന് തോന്നത്തക്ക രീതിയിൽ ചുമരിൻ്റെ അതെ നിരപ്പിൽ തന്നെയാണ് ഈ കൊത്തു പണികൾ ആ പൂർണത അതിൽ കാണാവുന്നതാണ്. താജ്മഹലിൻ്റെ അകത്തളങ്ങളിലെ കൊത്തുപണികൾ പുറമെ ചെയ്തിരിക്കുന്ന തുറന്നുള്ള പണികളേക്കാൾ ഉന്നതമായ കൽകൊത്തുപണികൾ ആണ്. ഇത് വളരെ വിലപ്പെട്ട കല്ലുകൾ കൊണ്ടാണ് നിർമിച്ചിരിക്കുന്നത്. അകത്തെ അറ എട്ട് വശങ്ങൾ ഉള്ള ഒരു അറയാണ്. ഇതിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും ഇതിലേക്കുള്ള പ്രവേശനം ഉണ്ട്. പക്ഷെ

സൂര്യകൃതിയിൽ ഉള്ള ഒരു സ്തൂപം സ്ഥാപിച്ചിരിക്കുന്നു. അകത്തെ അറയുടെ നാല് വശത്തായി നാല് arch കൾ സ്ഥിതി ചെയ്യുന്നു. മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തെ അറ കാണാവുന്നതാണ്. അകത്തെ ഓരോ അറകളും വളരെ ഉന്നതമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നു. ഇതിൽ തുറന്നുള്ള കൊത്തുപണികളും